നമ്മുടെ നാട്ടിൽ കളിക്കുന്ന sat കളി പറയാം. നമ്മുടെ കുട്ടികൾക്കൊക്കെ sat കളി വളരെ ഇഷ്ടമായിരിക്കും. ഒരു

എന്നിട്ട് അവർഅവർ ഒക്കെ എണ്ണിപ്പിരിച്ച് അവരെയൊക്കെ എണ്ണിപ്പിരിച്ച് last ആ എണ്ണിപ്പിരിയിൽ ആരാണോ ആകുന്നത് അവരായിരിക്കും നമ്മുടെ sat കളിയിൽ എണ്ണാൻ പോകുന്നത്. എന്നിട്ട് ഈ എണ്ണുഎണ്ണുന്ന ആള്

അപ്പോൾ ഈ എണ്ണുന്ന ആൾ അയ്മ്പത് വരെ എണ്ണണം. എന്നിട്ട് ഈ നാലുപേരും പോയി ഒളിക്കണം. ഒളിച്ച ശേഷം ഈ എണ്ണുന്ന ആളുടെ എണ്ണൽ കഴിഞ്ഞാൽ അവരെ എങ്ങനെയെങ്കിലും നോനോക്കി കണ്ടുപിടിക്കണം. അതിനിടയിൽ ഈ ഒളിച്ചിരിക്കുന്ന ആരെങ്കിലും sat പോയി അടിച്ചാൽ പിന്നെ ഈ എണ്ണുന്ന ആൾക്ക് ഒരു പത്ത് പിന്നെയും എണ്ണണ്ടി വരും.

നമ്മുടെ നാടൻ കുട്ടികളൊക്കെ, പെൺകൂട്ടികളൊക്കെ കളിക്കുന്ന കക്ക് കളിയാണ്. അതിനു ഞാൻ പറയേണ്ടല്ലോ മൂന്നാല് ആൾക്കാരാണ് നാം കരുതിയിട്ടുള്ളത്. അപ്പോൾ

ആ ചതുരത്തിന്റെ ഉള്ളിൽ മൂന്ന് വര വരയ്ക്കുക. എന്നിട്ട് നമുക്ക് നാൽനാല് ആളുണ്ടെങ്കിൽ നാല് ആളുകൾക്കും കക്ക് വേണം. നമുക്ക് എത്ര പോന്ന കക്ക് വേണമെങ്കിലും എടുക്കാം. ഒരു medium size കക്ക് എടുക്കുക. എന്നിട്ട് ഈ കക്ക് first കള്ളിയിൽ വെച്ച് അതിലേക്ക് നമ്മൾ ആരാണോ കളിക്കുന്നത് അവർ ചാടുക. എന്നിട്ട് ആ ചാടിയതിനുശേഷം ആ കക്ക് എടുത്ത് നമ്മുടെ പുപുറത്ത്പുറത്തേയ്ക്ക് എറിയുക. എന്നിട്ട് നമ്മൾ ആ മൂന്നു കള്ളിയും കടന്നിട്ട് ആ എറിഞ്ഞ സ്ഥലത്ത് നമ്മൾ ആ കക്കിന്റെ മേൽ പോയി ചാടണം. അല്ലെങ്കിൽ നമ്മൾ out ആകും. അങ്ങനെയാണ് ഓരോ step ും കക്ക് കളി കളിക്കുന്നത്. ആ ഒരു step അല്ല എല്ലാ ആഹ് നമുക്ക് ഇഷ്ടമുള്ള step കള് കക്കാളികളി കളിക്കാം. അടുത്തത് ഞാനിവിടെ പറയാൻ പോകുന്നത് മരം തൊട്ട് കളിയാണ്. മിക്കവരും മരം തൊട്ടുകളി കളിച്ചിട്ടുണ്ടാകും. ആ കളി എങ്ങനെയെന്നുവെച്ചാൽ നമ്മുടെ, എത്ര ആൾ ഉണ്ടെങ്കിലും കുഴപ്പമില്ല.

എന്നിട്ട് ഈ എത്ര ആളുകളുണ്ടോ അവരൊക്കെ ഉം മരത്തിൽ തൊട്ടു നിൽക്കുക. അവർക്ക് മരം pass ചെയ്യണം. pass ചെയ്ത ശേഷം ഉം pass ചെയ്ത ശേഷം നമ്മുടെ നടുവിൽ നിൽക്കുന്ന ആൾ നടുവിൽ നിൽക്കുന്ന ആൾ ഉം അവരെ തൊട്ടാൽ അവർ പിന്നെ നടുവിൽ നിൽക്കേണ്ട വരും. അങ്ങനെയാണ് നമ്മുടെ മരം തൊട്ടുകളി. എല്ലാവർക്കും മരം തൊട്ടുകളി ഇഷ്ടമായിരിക്കും. എഎല്ലാവരും കളിച്ചതായിരിക്കും ഈ കളി. ഇനി നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് നമ്മുടെ നാടൻ കളികളിൽത്തന്നെ ഒരു ഉള്ള കളിയാണ്. ice and water. ഇത് മിക്കവരും കളിച്ചിട്ടുള്ളതായിരിക്കും. എന്നാലും ഞാൻ പറയുകയാണ് അഹ് ice and water എന്നുവെച്ചാൽ ഇഷ്ടമുള്ള ആളുകൾ എത്ര വേണമെങ്കിലും ആളുആളുകൾക്ക് നിൽക്കാം. എന്നിട്ട് ആളുകൾ എണ്ണിപ്പിരിച്ച് അതിൽ last ആകുന്നവർ അഹ് കളിക്ക് എ തൊടാൻ ആളാണ്. എന്നിട്ട് പത്തുവരെ കൈകൊട്ടി എണ്ണിയശേഷം ഇവർ ഓടി ഇവരെ പിടിക്കാൻ പോവുക. എന്നിട്ട് ഇവരെ ഒരാളെ പിടിച്ചു എന്നുവെച്ചാൽ അവരുടെ അവർ അവിടെ ice യി നിൽക്കണം. അവർ ഓടാൻ ഇനി പാടില്ല. അവർ അവിടെ stuck ആയി നിൽക്കണം ice ആയി. അപ്പോൾ എല്ലാവരെയും പിടിച്ചശേഷം ഇനി അഹ് ഇയാളെ ice ആക്കിയിട്ട്

pass കൊടുത്തിട്ടില്ലെങ്കിൽ പിന്നെ ഒരാള് pass കൊടുത്താൽ മറ്റേ ആൾക്ക് ഓടാം. അതാണീ ice and water. അതാണീ കളി. മിക്കവരും കളിച്ച കളിയായിരിക്കും ഇപ്പോൾ ഞാനീ മൂന്നാലെണ്ണം പറഞ്ഞത്. അടിപൊളി കളികളാണിത്. എല്ലാവർക്കും ഇഷ്ടമുള്ളതായിരിക്കും പണ്ടൊക്കെ എല്ലാവരും കളിച്ചതായിരിക്കും. നാടൻ കളികളാണിതൊക്കെ പിന്നെ അതേപോലെ കുളംകര. കുളംകര കൂടുതൽ ആൾക്കാരും കളിച്ചതായിരിക്കും. അതെങ്ങനെയെന്ന് വ്യക്താ . ഒരു ഒരു കുളം വീതം മുറ്റത്ത് ഒരു വട്ടം വരയ്ക്കുക. എന്നിട്ട് ആ വട്ടം ഒരു കുളമായിരിക്കും. എന്നിട്ട് ഒരു കുളയുടെ കുളം അയിന്റെ അതിന്റെ അപ്പുറത്ത് അതിന്റെ അപ്പുറത്ത് ഒരു കര. എന്നിട്ട് ഒരാൾ അവിടെ നിൽക്കുക. ഒരാൾ അഹ് അപ്പുറത്തുനിന്ന് ഈ ഈ കളിക്കുന്ന ആളോട് കുളം എന്നുപറഞ്ഞാൽ ആ വട്ടത്തിലേയ്ക്ക് ചാടുക. കര എന്നുപറഞ്ഞാൽ അതിന്റെ അപ്പുറത്തേക്ക് ചാടുക. നമ്മുടെ അഹ് അങ്ങനെയൊരു കലം കുളം കര ഉം പിന്നെ അതിൽ നമ്മൾ കുറേ words പറയും കുളത്തിൽ താമര

ഇഇപ്പോൾ പറഞ്ഞത് കുളം കര, ice and water ഈ കളികളൊക്കെ അടിപൊളി കടികളികളാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കളികളായിരിക്കും ഇതൊക്കെ.

ഇപ്പോൾ ഞാൻ പറഞ്ഞത് എല്ലാ കളികളും പിന്നെ അങ്ങനെ കുറേ കളികൾ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെയാണ്

പിന്നെ police കള്ളനെ പിടിക്കാൻ പോകും. പിടിക്കാൻ പോയ ശേഷം കള്ളനെ പിടിച്ച് പിന്നെ police ചായ കുടിക്കുന്നതുപോലെ ആകും. അപ്പോൾ

അടിപൊളി കളികളാണ്. അപ്പോൾ എല്ലാവരും നോക്കുക എന്ന് പറഞ്ഞ് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.

നിൻറെ ആരോഗ്യ സ്ഥിതി ഒക്കെ ഇപ്പൊ എങ്ങനെ ഇണ്ട് ആ എനിക്ക് അത് പൊറത്ത് നിന്ന് ഭക്ഷണം കഴിച്ചന്ന് ഒണ്ടായതാ അതിപ്പോ കൊറവുണ്ട് അഹ് ഞാൻ ആശുത്രിലോക്കെ പോയി മരുന്നൊക്കെ കഴിച്ചു

എന്തുകൊണ്ടാണ് തനിക്കിങ്ങനെ ഒര് ആരോഗ്യസ്ഥിതി വരാൻ കാരണം അഹ് കാരണം ഞ ഞാനിപ്പോ വീട്ടീന്ന് മാറി നിക്കുവാ ഇപ്പൊ ഞാൻ പൊറത്തുന്നരുന്നു കൂടുതൽ ഭക്ഷണം കഴിക്കുന്നേ Hotel കളിൽ നിന്നുള്ള ഫു ആഹാരവരുന്നു കൂടുതല് കഴിക്കുന്നത് അപ്പൊ അതിൽ നിന്നൊക്കെയാണെനിക്ക് അഹ് ഭക്ഷണം ദഹിക്കാതെ കെടക്കുകയും ഒക്കെ ചെയ്തതാണ് ഇങ്ങനെ ഉണ്ടായത് നീ ഭക്ഷണം എന്ത് തരം Food ഒക്കെയാണ് കഴിച്ചത് പൊറത്തൂന്ന് കോഴി എറച്ചി അഹ് പോത്തെറച്ചി അങ്ങനെ പൊറോട്ട

ഉം എന്നിട്ട് നീ മരുന്നൊക്കെ വാങ്ങിയ

അങ്ങനെ ഞാന് എൻറെ വീട്ടില് പോയി തിരിച്ച് അഹ് ഞ വീട്ടീന്ന് ദൂരെ ആണ് ജോലിക്ക് വന്ന് നീക്കാണ് അപ്പൊ പിന്നെ ഞാൻ തിരിച്ച് എൻറെ വീട്ടിലേക്ക് പോയി അഹ് വീട്ടി പോയി അവിടെ അടുത്തൊരു Doctor എ കണ്ടു എല്ലാം പരിശോധിച്ചതിനു ശേഷം മരുന്നൊക്കെ തന്നു പ്പോ കൊറച്ച് കൊറവുണ്ട് ഉം നമ്മുടെ ഇപ്പഴ്ത്തെ ആരോഗ്യ സ്ഥിതി എല്ലാം വളരെ മോശമായിക്കൊണ്ടിരിക്കെയാണ് എന്തൊക്കെ Difference ആണു തോന്നുന്നത് അതെ കാരണം അഹ് ഇപ്പത്തെ പുതിയ തലമുറ നമ്മളെപ്പോലുള്ളവരെല്ലാം കൂടുതലും പൊറത്തുന്ന് ആഹാരം കഴിക്കാനാണല്ലോ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആത് നമ്മുടെ അഹ് ആരോഗ്യത്തിന് നല്ല രീതിയിൽ ബാധിക്ക്ന്ന്ണ്ട് അപ്പതൊന്നും ആദ്യം നമുക്ക് മനസ്സിലാവില്ല നമ്മള് അഹ് കൊറേ ഇതുപോലുള്ള പ്രശ്നങ്ങള് നമുക്ക് ഇണ്ടായി കഴിയുമ്പഴേ നമുക്ക് അഹ് ആ ബുദ്ധിമുട്ടുകള് മനസ്സിലാവത്തുള്ളു അത് ശരിയാണ് പണ്ട് കാലങ്ങളിൽ അതികം അതികം അഹ്

അതെ അതുപോലെ തന്നെ Hotel കളിലാണെങ്കിലും അഹ് എന്തെങ്കിലൊക്കെ Chemical ആയിട്ടുള്ള അഹ് കാര്യങ്ങളൊക്കെ ചേർത്ത് പഴകിയ ഭക്ഷണങ്ങളൊക്കെ ആരിക്കും നമുക്ക് കഴിക്കാൻ അവര് തരുന്നത് അപ്പൊ സ്ഥിരവായിട്ടത് കഴിക്കുന്നത് വളരെ നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കും പ്പോ നിനക്കു ഇങ്ങനെ നെതെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എനിക്ക് ഞാൻ പണ്ട് ചെന്നൈയില് നിന്നപ്പോ എനിക്ക് ഇതുപോലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് Food poison അടിച്ച്

അന്നേരം ഈ Food poison color ഉം അതുപോലെയുള്ള പ്രശ്നങ്ങളാണ് കാരണംന്ന് പറഞ്ഞു

നമ്മുടെ ഒര് ആഹാര ശൈലി തന്നെ മാറ്റണം കാരണം ഇനി പുതിയ തലമുറക്ക് നമ്മുടെ ഈ Hotel ഭക്ഷണങ്ങളും ഇതൊക്കെ വളരെ രീതില് ബാധിക്കും നമ്മളേം ബാധിക്കും നമ്മൾടെ തലമുറയെ ബാധിക്കും ഒരു പതിയെ ഇന്നത്തെ കാലത്ത് ആർക്കും ഭക്ഷണം ഒണ്ടാക്കാനും ഒന്നും സമയില്ല എല്ലാരും ജോലി തെരക്കിലും ഒക്കെ ഇങ്ങനെ നടക്കാണ് അപ്പം അതൊക്കെ നമ്മുടെ ആരോഗ്യത്തെ വല്ലാത്ത രീതി തന്നെ ബാധിക്കും

എൻറെ അച്ഛനും അമ്മയുമെല്ലാം കൃഷി ചെയ്യുന്നവരാണ് അതുകൊണ്ട് തന്നെ ഞങ്ങക്ക് വീട്ടില് അഹ് അത്യാവശ്യത്തിന് വേണ്ട എല്ലാ സാധനങ്ങളും ഞങ്ങള് വീട്ടിൽ തന്നെ കൃഷി ചെയുന്നുണ്ട് വീട്ടി നീക്കുമ്പ അങ്ങനെ

ഉം അതെ എനിക്കും വീട്ടില് നിൽക്കുമ്പോ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊണ്ടായിട്ടില്ല കാരണം വീട്ടില് നിക്കുമ്പോ നമ്മളെ അമ്മ ഉണ്ടാക്കി തരുന്ന ഭക്ഷണമാണ് കഴിക്കുന്നത് അപ്പൊ നമ്മളങ്ങനെ അതികം Hotel food ഒന്നും അങ്ങനെ കഴിക്കുന്നില്ല അപ്പൊ വീട്ടിലെ നല്ല ആഹാരങ്ങളൊക്കെ കഴിച്ചി ക്കാണ് അപ്പാ നാമക്കത്രയും ആരോഗ്യക്കോറവുകൾ ളൊണ്ടാവോ

ഉം ഇപ്പഴത്തെ ഇപ്പം നമുക്ക് വിശ്വസിച്ചൊന്നും തന്നെ പൊറത്ത്ന്ന് വാങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് മീനില് വരെ വെഷം കുത്തിവെച്ചിട്ടാണ് നമുക്ക് കിട്ടുന്നത് ആ അതെ മീനും മീൻ പച്ചക്കറി അഹ് എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും ഇപ്പൊ കേരളത്തിലെ ഒട്ട് ഒരു തൊണ്ണൂറ് ശതമാനം എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതിലെല്ലാം വിഷം തന്നെയാണ് നമ്മളും വിഷാണ് കഴിക്കുന്നത് അപ്പൊ അതെല്ലാം അഹ് മാറ്റിയെടുക്കണം നമ്മള് അല്ലാതെ നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല ഈ കാര്യത്തിൽ പിന്നെ നമ്മുടെ ആരോഗ്യത്തിന് പ്രധാനായൊരു കാര്യം വരുന്നത് പണ്ട് കാലത്ത് എല്ലാരും നല്ലപോലെ അധ്വാനിക്കുവാരുന്നു മണ്ണിലിറങ്ങി പണി എടുക്കുകയും അതുപോലെ തന്നെ എല്ലാവർക്കും നല്ല രീതിയിലുള്ള വ്യായാമം ഒണ്ടാരുന്നു എന്ന ഇപ്പോം ഇപ്പത്തെ ജീവിത ശൈലി എല്ലാം മാറിയിരിക്കു ആണ് അഹ് ഇപ്പൊ ആരു അതികം അധ്വാനിക്കുന്നില്ല എല്ലാരും Computer ൻറെ അല്ലെങ്കി Phone ൻറെ മുമ്പിലാണ് കൂടുതൽ സമയം ചെലവഴിക്കുന്നത് അതെല്ലാം നമ്മുടെ ആരോഗ്യത്തിന് ഒര് കാരണ ഒരു കാരണവായി മാറുന്നു

ഓ നമുക്ക് ആ രീതില് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും ആഹാരത്തിൽ നിന്ന് അഹ് നമുക്കുണ്ടാകും പക്ഷെ അതുപോലെ തന്നെ നമ്മള് നമ്മുടെ ശരീരനങ്ങാതെയുള്ള ഈയൊരു ജീവിത ശൈലി ആയാലും

ഓരോ തലമുറ കഴിയും തോറും ഇതിൻറെയൊക്കെ ഈ മദ്യത്തിൻറെ ലഹരിക്കെല്ലാം അടിമയായിക്കൊണ്ടിരിക്കാണ് പ്പം അതും നമ്മുടെ ആരോഗ്യത്തെ നന്നായി തന്നെ ആ ബാധിക്കുന്നുണ്ട് അതെന്നെ ഈ പോകവലിക്കുന്നവര് പറയുന്നേ അവര് സ്വന്തം വലിക്കുന്നേ പക്ഷെ പോകവലിക്കുന്നതിലൂടെ മറ്റ് അയിന് ചുറ്റുമുള്ളർക്കും കൂടിയാണ് അത് ദോഷമായിട്ട് ബാധിക്കുന്നത് അത് പോലെ ആ കള്ള് കുടിക്കുന്നവര് ആദ്യത്തെ ഒര്

ഈ മദ്യപാനികളും പോകവലിക്കാരും ഒന്നും അറിയുന്നില്ല അവര് സ്വയം നശിക്ക മറ്റുള്ളവരെക്കൊണ്ട് അവരുടെ ജീവൻ കൂടി അപകടത്തിലാക്കുകയാണ് അതെ ആ കാരണം നമ്മളതൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോവണ്ട അത്യാവശ്യമാണ് കാരണം നമ്മള് നമ്മള് മനുഷ്യരാന്നെയാണ് നമ്മളെ നമ്മൾടെ മരണത്തിലേക്ക് കാരണ ആക്കുന്നത് അപ്പം അതൊക്കെ ഓ ഒഴി ക്കി നമ്മള് തന്നെ അഹ് സ്വയം നമ്മളെ ല്ലാരും പ്പം നമ്മളാണെലും നമ്മൾക്ക് നമ്മളെ വീട്ട് വീട്ടുകാരോട് പറഞ്ഞ് കൊടുക്കാം അങ്ങനെ ഓരോരുത്തരും അതുപോലെ തന്നെ ഓരോ അവരവരുടെ വീ വീട്ട്കാരോടും പറഞ്ഞ് അല്ലെങ്കില് അഹ് മറ്റുള്ളവരെ ബോധവൽക്കരിക്കണെങ്കില് വളരെ നന്നായിരിക്കും അല്ലെ അതെന്നെ ഇപ്പഴ്ത്തെ കുട്ടികളോട് നമ്മള് നാടൻ ഭക്ഷണത്തെക്കുറിച്ചോടെ പറഞ്ഞ അവർക്ക് പൂച്ചാണ് അവരെപ്പഴും പൊറത്ത്ന്ന് വാങ്ങി കഴിക്കാൻ Fast food അങ്ങൻത്തെ എല്ലാം അവർക്ക് ഇഷ്ട്ടം അതെ അതെ പ്പവർക്ക് മാത്രല്ല നമ്മളെപ്പോലുള്ള മുതിർന്നവർക്കാണെങ്കിലു ഇപ്പൊ ആ പൊറത്തെ ഭക്ഷണത്തിൻറെ ആ ഒരു സ്വാദു പിടിച്ച് കഴിഞ്ഞ പിന്നെ അത് മതി അല്ലെ

ഇപ്പതിനവര് കൊറേ ഉം ഉം Artificial ആയിട്ടുള്ള Colour ഉം അങ്ങനെ മറ്റ് സാനങ്ങളെല്ലാം എല്ലാരേം ആകർഷിക്കാണ് ചെയ്യുന്നത് അതൊക്കെ കൊണ്ടാവാം അതുപോലെന്നെ ഇപ്പം വീട്ടമ്മ മാര് പൊറത്തൂന്ന് വാങ്ങുമ്പോ പണി എളുപ്പാകും അങ്ങനൊക്കെ ഒര് ഇതിലൂടെ നേട്ടം കാണും പക്ഷെ അവര് മറ്റേ അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് ഒന്നിനും ശ്രദ്ധിക്കുന്നില്ല പിന്നീട് ഓരോ അസുഖങ്ങള് ളാണവര് അതിനുവണ്ടി മര്ന്നെല്ലാം ഉം അതെ അതെ അപ്പൊ അഹ് നമ്മള് എല്ലാരും നമ്മുടെ ആരോഗ്യം അതുപോലെ ഇപ്പഴത്തെ എ പു പുതിയ പുതിയ ലോക് രോഗങ്ങള് തന്നെ നമ്മടെ നാട്ടിലൊക്കെ കാണാ അതായത് പണ്ട് കാലത്തൊന്നും പണ്ട് അഹ് ഒള്ളവരൊന്നും കേട്ടിട്ടില്ലാത്ത തരത്തിലുള്ള രോഗങ്ങളാണ് നമുക്കിപ്പഴത്തെ കാലത്ത് കാണാൻ പറ്റുന്നത് എ അതായത് നമ്മള് കേട്ടിട്ട് പോലും ഇല്ലാത്ത രോഗങ്ങളാണ് ഏതൊക്കെ രീതില് വരുന്നു ഇപ്പം കൂടുതലും വരുന്നത് Attack ആണ് ഹൃദയാഘാതം ഹൃദയാഘാതം വന്നിട്ടാണിപ്പോ കൂടുതൽ പേരും മരിക്കുന്നത് കൊറേ പേര് പറയും അഹ് Cigarette അതെ കള്ള് കുടിച്ചിട്ട Cigarette വലിച്ചിട്ട എണ്ണ ഒരുപാട് കഴിച്ചിട്ട ആ എറച്ചി കഴിച്ചിട്ട പക്ഷെ ഇതൊന്നും ചെയ്യാത്ത എ അല്ലെങ്കി Gym പോവാത്ത കൊണ്ട Exercise ചെയ്യാത്തൊണ്ട പക്ഷെ ഇതൊന്നും ചെയ്യാത്ത ഒരുപാട് പേർക്ക് Attack വരുന്നുണ്ട് ത് നമ്മുടെ ജീവിത ശൈലീടെ ഒരു മാറ്റാണെന്നണ് ഞാൻ വിചാരിക്കുന്നത് നിനക്ക് എന്താ തോന്നുന്നത് എനിക്കു അതൊക്കെ തന്നെയാണ് പറയാനുള്ളത് കാരണം ഇപ്പളത്തെ കാലത്തേ ആരോഗ്യത്തിന് എന്താ എല്ലാ വിധജന്യ രോഗങ്ങളാണ് Attack സസ്യബുക്കുമായിട്ടുള്ള എല്ലാത്തവരും ഇപ്പൊ Attack വരുന്നത്